പിന്നെ എങ്ങനെ വീട്ടിലെ അടുക്കളത്തോട്ടം ഒക്കെ എങ്ങനെ പോകുന്നു കൃഷിയൊക്കെ നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നുണ്ടോ ആ വീട്ടിൽ കൃഷിയൊക്കെ മുമ്പോട്ടു പോവുന്നു ചോളം അമ്മ പുതിയതായി ചോളം കൃഷി തുടങ്ങിയിട്ടുണ്ട് നന്നായി മുൻപോട്ട് പോവുന്നുണ്ട് അപ്പൊ അതൊക്കെ ഇവിടുത്തെ കാലാവസ്ഥക്ക് പറ്റുന്നുണ്ടോ ആഹ് കാലാവസ്ഥ നോക്കിയിട്ടാണ് ഇപ്പൊ തുടങ്ങിയിട്ടുള്ളത് ആഹ് അപ്പൊ മണ്ണ് പ്രശനമൊന്നും ഇല്ലേ നമ്മളൊക്കെ മണ്ണ് മണ്ണ് വേറൊരു സ്ഥലതു പോയി ഒരു ചാക്കിൽ എടുത്തിട്ട് വരികയാണ് ചെയ്തത്

മണ്ണൊക്കെ അരിച്ചു അത് നന്നാക്കി

അമ്മ കുറേക്കാലായി കൃഷി ചെയ്യുന്നതാണ് അമ്മ അപ്പുറം ഉള്ള ഒരു ആന്റിയുമായിഒത്തൊരുങ്ങി ചെയ്യുന്ന ഒരു കൃഷിയാണ് ഇത്

അപ്പം കൃഷി അങ്ങനത്തെ കൃഷി കൊറേ ചെയ്തിട്ടുള്ളതാണ് ഈ പൈസ കൊടുത്തിട്ടു വിഷങ്ങൾ വിഷാംശമുള്ള ഭക്ഷണം വാങ്ങി കഴിക്കുന്നതിനേക്കാൾ നല്ലതല്ലേ നമ്മൾ സ്വന്തമായി കൃഷി ചെയ്യുന്നത് അല്ലെ

എന്താ പറയാ കൃഷി ചെയ്യുന്നുണ്ടെങ്കിലും നെല്ലായാലും ഒക്കെ നമ്മള് അരി ഒരാവശ്യത്തിന് പുറത്തു നിന്നല്ലേ കൊണ്ടുവരുന്നത്

അതെ തന്നെയാണ് എന്റെ അമ്മേന്റെ ഒരാഗ്രഹവും ഒരു വിഷാംശം ഇല്ലാതെ ഭക്ഷണം പാചകം ചെയ്തു നമ്മക്കെല്ലാം തരുന്നതാണ് അമ്മയുടെ ഒരു ആഗ്രഹവും അതുകൊണ്ടാണ് കൃഷിയൊക്കെ തുടങ്ങിയത് അതെ എല്ലാ വീട്ടിലും ഒരു പച്ചക്കറി തോട്ടം ഒരു അടുക്കള തോട്ടം എന്നുപറയുന്ന ഒരു സങ്കൽപം ഉണ്ടെങ്കിൽ തന്നെ ഒരു പരിധി വരെ നമുക്ക് ഈ ഭക്ഷണത്തിലുംമ വിഷാംശം കുറക്കാൻ സാധിക്കും

അതെയതെ പിന്നെ അറിയാത്തത് ചെയ്താൽ കൂടുതലും പ്രശ്നമാവും. പക്ഷെ ഞാൻ പറയുന്നത് ഇപ്പം നമുക്ക് അറിയാം ഒരു ചെറിയൊരു മുൻപൊക്കെ മാമ്പഴമൊക്കെ സുലഭമായിട്ട് കിട്ടുന്ന നാടായിരുന്നു നമ്മളെ കേരളം എന്ന് പറയുന്നത് . ഇപ്പൊ ഏതുകാലത്തും മരുന്ന് അടിച്ചു കൊണ്ട് കിട്ടുന്ന ഒരു കാലഘട്ടമായി മാറിയിരിക്കുകയാണല്ലോ അത് നമ്മളെ വീട്ടിലും രണ്ടു മാവുണ്ടായിരുന്നു . ഇപ്പൊ കയ്ക്കുന്നുണ്ട് പക്ഷെ കുറെ വളമൊക്കെ ഇട്ടിട്ടുണ്ട് അടുത്ത വര്ഷം നല്ലവണ്ണം കയക്കും എന്നാണ് വിചാരിക്കുന്നത് അതെ ഇപ്പഴ് എന്താ പറയാ നമ്മളെ നാട്ടില് കേവലം കിട്ടുന്നുണ്ടെങ്കിലും ആർക്കും വേണ്ട അത് പൈസ കൊടുത്തു വാങ്ങുന്ന ഒരു രീതിയിലേക്ക് എത്തിയിരിക്കുകയാണ് ഇപ്പൊ ബാക്കിയൊക്കെ ബാക്കിയെല്ലാം കൃഷി ചെയ്തിട്ട് കിട്ടുന്നതും നമ്മൾ പുറത്തൊക്കെ വിക്കാറുണ്ട് ഇത് മാമ്പഴം മാത്രം വീതിച്ചെടുക്കാറാണ് നമ്മളെ വീടുകളിൽ

മരുന്നടിച്ചു വരുന്ന വലിയ എന്താ പറയാ നല്ല വലിയ മാങ്ങകൾ കാണുമ്പോൾ എല്ലാരും അതാണല്ലോ ശ്രദ്ധിക്കുക അവര് പുറത്തുള്ള ഭംഗി നോക്കിയാണ് വാങ്ങുന്നത് അകത്തുള്ളത് അവർ ആലോചിക്കുന്നില്ല അതെ അതിലാണ് ഏറ്റവും കൂടുതൽ വിഷാംശം ഉള്ളത് കൊണ്ടാണ് അങ്ങനെ എന്ന് ചിന്തിക്കുന്നില്ല അവര്

അതെ എന്താ പറയാ എല്ലാം അറിഞ്ഞുകൊണ്ടുതന്നെ വിഷം വാങ്ങി കഴിക്കുന്ന ഒരു അവസ്ഥയിൽ കൃഷി ചെയ്യന്നത് എന്ത് കൊണ്ടും നല്ലൊരു കാര്യം തന്നെയാണ് അതെയതെ പീടികയുടെ മുന്നിൽ എത്തുമ്പോൾ അവർ ഇതൊന്നും ആലോചിക്കുന്നില്ല എന്നതാണ് വലിയൊരു കഷ്ടം അതെ ഇപ്പൊ നമ്മക്ക് പച്ചക്കറി ആയാലും അല്ലെങ്കിൽ നെല്ല് അരിയുടെ കാര്യം പിന്നേം നമ്മുക്ക് പറയാം പക്ഷെ ഈ പച്ചക്കറി ഒക്കെ ആയാൽ ഞാൻ പറഞ്ഞപോലെ ഓരോ വീട്ടിലും ഒരു അടുക്കള തോട്ടം എന്ന സങ്കൽപം കൊണ്ടുവന്നാൽ തന്നെ എത്ര നമുക്ക്

അമ്മയും ആദ്യമായി തുടങ്ങിയത് പാളിപ്പോയതാണു പിന്നെയും പരിശ്രമിച്ചു ഇതിന്റെ ഒരു നല്ലൊരു ഭക്ഷണം പാകം ചെയ്യണം എന്ന് കരുതി തുടങ്ങിയതാണ് .ഇപ്പോൾ കൊറേ കൊല്ലമായി തുടങ്ങിയിട്ട് അതെ ഇപ്പറഞ്ഞത് പോലെ ആദ്യത്തെ പരിശ്രമത്തിൽ തന്നെ പാളിപ്പോയാൽ പിന്നെ ഉപേക്ഷിക്കുകയാണ് . പക്ഷെ ഇതൊക്കെ അധ്വാനിക്കണമല്ലോ ഇതിനൊക്കെ

ഇപ്പം കുറെ കൊല്ലമായി വിവിധതരം ഫ്രൂട്സ് ആയാലും പഴങ്ങൾ അല്ല പഴങ്ങളും പച്ചക്കറികളുമായി കൃഷി ചെയ്യുന്നുണ്ട് അമ്മ അമ്മയോ ആന്റിയും ഒത്തൊരുമിച്ചു ചെയ്യുകയാണ് പതിവ് അതെ എല്ലാവീട്ടിലും അങ്ങനെ ഒരു സങ്കൽപം കൊണ്ടുവന്നാൽ ഒരു ഈ വിഷാംശം ഉള്ള ഭക്ഷണം കഴിച്ചുള്ള രോഗങ്ങളും എന്താ പറയാ ആയുസ്സ് തന്നെ നമുക്ക് കൂട്ടാൻ പറ്റും

എന്തായാലും അമേഘ് നല്ല ഭക്ഷണമൊക്കെ കഴിച്ചു സുഖമായിരിക്കൂ അമേഘ്